ങാ, ഞാന്നിനക്ക്... ഏയ് വിശേഷോന്നുല്ല. ഞാൻ നിന്‍റെടുത്ത് ഒരു ഡൗട്ട് ചോയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓ, കോളേജ് കാലം മുതലൊള്ള നിന്‍റെ സംശയങ്ങള് ഇത് വരെ തീർന്നില്ലെ? എനിക്കറിയുന്ന വല്ലതുമാണെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം.

എന്തരെന്നാ, നമ്മള് ഇപ്പഴ് ബിസിനസ്സ് ചെയ്താ എന്തര് ബിസിനസ് ചെയ്താ ഈ കാലത്ത് കൊള്ളാം എന്ന് നിന്‍റെടുത്ത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എടാ ബിസിനസന്ന് പറയുമ്പം, ആദ്യം നമുക്ക് എന്ത് ബിസ്നസ് എന്നത് പറയണേന് മുമ്പേ കച്ചോടത്തെപ്പറ്റിയൊന്ന് സംസാരിക്കാം. അഭിപ്രായം ആദ്യം നോക്കാം. എന്നിട്ട് നമക്ക് എന്തെന്നൊള്ളത് നോക്കാം. ഓകെ? അപ്പോ കച്ചോടംന്ന് പറയുമ്പഴത്തേക്കും അതിന്‍റെ എല്ലാ വശങ്ങളും നമ്മള് ചർച്ച ചെയ്യണോല്ലോ? കാര്യം നമക്ക് തന്നെ അറിയാം കച്ചോടം കൊണ്ട് രക്ഷപ്പെട്ട് പോയവരും ഉണ്ട് തകർന്ന് പോയവരും ഉണ്ട്. ഇല്ലേ?

ഈ, ഇപ്പൊ ഇപ്പൊ ഒരുദാഹരണം ഞാൻ പറയാം. നീ എന്ത് കൊണ്ടാണ് ബിസ്നസ്, എന്തെങ്കിലും ഒരു ബിസിനസ്, ഓക്കേ. അത് ചെയ്താലോ എന്ന് തീരുമാനിക്കാൻ കാര്യം എന്താണ്? ങാ, അതാവുമ്പോ ആരേം നമ്മള് ഡിപ്പെന്‍റ് ചെയ്തിരിക്കണ്ടല്ലോ?

അല്ലെങ്കി ഇപ്പഴും ഒര് നമുക്ക് എന്തെങ്കിലും അത്യാവിശ്യത്തിന് കൊറച്ച് പൈസ വേണോങ്കിലും അടുത്തവരടത്തല്ലേ പോയി ചോദിക്കണം?

ഉം ഉം ഉം. ഞാനൊന്ന് ചോദിക്കട്ടെ?

അതക്ക നമ്മളിപ്പഴ് ഒണക്കി, നല്ലവണം വെയിലത്ത് വച്ച് ഉണക്കി അതിന പൊടിച്ച് ഒരു കവറിലാക്കി ഇപ്പ കൊടുക്കുകയാണങ്കി അതിപ്പഴ് അതിന് നമുക്ക് ഇപ്പോ നഷ്ടോന്നും വരൂലല്ലോ?

അപ്പൊ ജോലിയിലക്ക ഇരിക്കുന്നവർക്കാണെങ്കി ഇതക്ക നല്ല ഒരു ഇത് അല്ലേ?

അതും ഇതുപോലെ നമ്മള് ഒണക്കി, നല്ലവണ്ണം ഒണക്കി വെയിലത്ത് വെച്ച്. ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം ഒണക്കി. അതിലൊരു വെള്ളവും ഇല്ലാതെ അത് നമ്മളിതുപോലെ പാക്കറ്റിലടച്ച് കൊടുത്താലെ അതും ഇതുപോലെ നല്ല പൈസ ഏൺ ചെയ്യാലോ?

ഇല്ല. ഞാൻ സംശയം ചോദിച്ചതാ. സംശയം ചോദിച്ചതാ. നമ്മള് സംശയങ്ങളക്ക ചോദി അറിഞ്ഞ് വച്ചിരിക്കണല്ലോ? എങ്കിലല്ലേ നമുക്ക് എല്ലാം, നമുക്കാണെങ്കിലും മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കാനാണെങ്കിലും അത് ഉപകരിക്കോള്ളൂ. അപ്പൊ ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മള് സാധാരണ ഇപ്പൊ ഇറച്ചി മേടിക്കുന്നു. എന്നിട്ട് നമ്മളത് പാചകം ചെയ്യാന്‍ വേണ്ടി വൃത്തിയാക്കി എടുത്ത് നമ്മള് കഴുകി അത് ഉപയോഗിക്കുന്നു. പക്ഷേ ഇതിപ്പോ ഈ ഒണക്ക ഇറച്ചി ആകുമ്പോള് നമ്മള് ഉണക്കമീനക്ക ഉപയോഗിക്കുന്ന പോലെ ആ ടേസ്റ്റില് സ്വാഭാവികമായിട്ടും ഡിഫറൻസ് വരൂലേ? അങ്ങനെയല്ലടെ. ഇത് ടേസ്റ്റ് ഇരിക്കും. നമ്മള് ഉണക്കമീന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ വയ്ക്കുമ്പഴ്? പക്ഷേ മീനും ഉണക്കമീനും തമ്മിലൊരു വ്യത്യാസൊണ്ടല്ലോ രുചിക്ക്? ഓ, അത് തന്നെ. ഓ, അപ്പൊ അതുപോല അങ്ങനത്ത ഒരു ഒണക്ക എറച്ചീര ഒരു പുതിയ ടേസ്റ്റ് നമ്മള് ങാ വിപണിയിലെത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പുതിയ പ്രോഡക്റ്റായിട്ട്.

നമ്മളിപ്പഴ് കൊറച്ച് വെള്ളം എന്തെങ്കിലും ഇരുന്നാ അത് ചീത്തയായിപ്പോകും. പാക്കറ്റില് നെറച്ച് ദെവസം ഇരിക്കൂലല്ലോ? മറ്റത് നമ്മള് നല്ലവണ്ണം ഒണക്കി പാക്കറ്റിലക്ക വയ്ക്കാണങ്കി അതക്ക കൊറച്ച് ദെവസാവുമ്പ നമുക്ക് പ്രശ്നമില്ലാതെ പോവുവല്ലോ. മനസിലായി മനസിലായി. അപ്പൊ ഈ മഴക്കാലലൊക്ക ആവുമ്പോ അതൊരു ബുദ്ധിമുട്ടാവില്ലേ?

ങാ, ഒരു എന്താണ് ഈർപ്പം, ഇങ്ങനെക്ക വരുമ്പഴത്തേക്കും ഒള്ളൊരു ബുദ്ധിമുട്ടൊണ്ടാകും. ങും, ശരി.

ങാ, മനസ്സിലായി. അല്ല, ഇതിന് വേറെ മെഷീൻസൊ അങ്ങനെന്തെങ്കിലും ഉണ്ടോ? നമ്മള് സാധാരണ ഇങ്ങനെ നമ്മളായിട്ട് ഉണക്കുന്നതല്ലാതെ വല്ല മെഷീൻസും ഉണ്ടോ? ങാ, ഉണ്ട്. ഒര് മെഷീൻ ഒണ്ടെടാ. അതാണങ്കി നമ്മള് ഇപ്പം ഈ മളക്കാലത്തക്ക ആ മെഷീൻ വച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ. ങാ, മനസ്സിലായി മനസ്സിലായി. ഒക്കെ ആ, പിന്നെ ചെറിയ കുട്ടികൾക്കും, പ്രായമായവർക്കുമൊക്കെ ഇപ്പോ നമ്മള് ഡയറ്റിന്‍റെ ഭാഗായിട്ട് കൊടുക്കുന്ന വാഴപ്പഴവും ബാക്കി കാര്യങ്ങളും ഏത്തക്കേം ഒക്ക ഇങ്ങനെ പൊടിച്ചെടുക്കാമ്പറ്റും. അല്ലേ? ങാ, അതൊക്കെയാണങ്കില്, നമ്മളിപ്പ ഒരു കടയിപ്പോയി ഒന്ന് വാങ്ങിച്ചാ നമക്ക് അതില് കൊറച്ച് പൈസേല്ലേ കിട്ടത്തൊള്ളൂ. ഇത് നമ്മള് പാക്കറ്റിലടച്ച് കൊടുക്കയാണങ്കി നമുക്കിത് 1200 വരെക്കും ലാഭം കിട്ടും.

ഇതൊക്കെ മാക്സിമം നമുക്ക് നല്ലവണ്ണം കൊടുക്കാൻ പറ്റണത് ഇതീ ആശൂത്രി സൈഡാണ് കൊടുക്കാമ്പറ്റാൻ ചാൻസൊണ്ട്. ങ്ങും, മനസ്സിലായി മനസ്സിലായി. ഇപ്പോ നമ്മളാണെങ്കിലും നമ്മടെ കുഞ്ഞുങ്ങൾക്കും പണ്ട് ഏത്തക്ക ഉണക്കിപ്പൊടിച്ച് അങ്ങന കൊടുത്തിരുന്നല്ലോ? കുറുക്കൊക്കെയായിട്ട് കൊടുത്തിരുന്നല്ലോ. അത് മാത്രല്ല നമ്മളിപ്പം കറിയൊക്ക ഉണ്ടാക്കി, അതില് ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളക്ക ഉപയോഗിച്ചക്ക ഒണ്ടാക്കിവരുന്ന കറികൾക്ക് പോഷക മൂല്യമില്ല. പക്ഷേ ഇതാണെങ്കില് നേരിട്ട് തന്ന അതിൽനിന്ന് കിട്ടേണ്ട സാധനങ്ങള് ഒക്കെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും. ഇല്ലേ? ങ്ങും, അപ്പഴ് പിള്ളേർക്കൊക്കയാണെങ്കിലെ അതിൻറെ ആ പളത്തിന്‍റ കൂടെ അവര് തേനോ അല്ലങ്കി പഞ്ചസാരയോ ചേർത്തൊക്കെയാണ് അത് ചെയ്ത് പ്രിപ്പയറ് ചെയ്ത് കൊടുക്കും. ങാ, ങാ, മനസ്സിലായി മനസ്സിലായി. അപ്പോ അങ്ങന നമുക്ക് മെയിന്‍റയിൻ ചെയ്ത് കൊണ്ടുപോകാമ്പറ്റുവല്ലേ?

ങാ, അത് അതാണങ്കി കൊള്ളാം. അതക്ക പക്ഷെ നമ്മള് എടുത്താ ഒരു ദിവസം അല്ലെങ്കി രണ്ട് ദെവസത്തില് നമ്മള് നല്ലവണ്ണം അതിനെ ഡ്രൈ ആക്കി അത് പൊടിച്ച് പാക്ക് ചെയ്യണം. അല്ലെങ്കി അത് ചീത്തയായിപ്പോകും. ഓ മനസ്സിലായി മനസ്സിലായി. ആ മനസ്സിലായി കൂൺ അങ്ങനെ ചെയ്യാം ആ കൂണിനക്കയാകുമ്പോ നല്ല ടേസ്റ്റും ആയിരിക്കും അല്ലേ?

ങാ, ആ അതും ഇതുപോലെതന്ന. നമ്മള് നല്ലവണ്ണം ഡ്രൈ ചെയ്ത്, നല്ലവണ്ണം ഉണക്കിയെടുത്ത് കൊടുത്താ കൊള്ളാം. കൊഴപ്പില്ല. അതിലും നല്ല ലാഭം കിട്ടും.

ങാ, അത് കൊള്ളാം. അത് നമുക്ക് മെഡിസിൻ പവർ ഒള്ളതല്ലേ? എല്ലാരും അത് പെട്ടെന്ന് വാങ്ങിക്കുവല്ലോ?

ഓ അതും ഒണ്ടല്ലോ. അതല്ലേ പിള്ളർക്ക്, കുഞ്ഞു പിള്ളേർക്ക് എന്ത് പാക്കറ്റിലടച്ചക്ക വരുവല്ലോ പൊടിയക്ക. ഞാൻ എന്‍റെ പിള്ളക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. ആപ്പിൾ ലാക്ടോജൻ, അങ്ങനെ എന്നക്ക പേരിലൊക്കെ വരുവല്ലോ? ങ്ങാ ങ്ങാ മനസ്സിലായി മനസ്സിലായി. ഓക്കേ ഓക്കേ. ഇത് ഇത് ഈയൊരു ബിസിനസിന്‍റെ സാധ്യത, അല്ലെങ്കി ഇങ്ങനെ ഒരെണ്ണം ചെയ്താലോ എന്നൊള്ളത് ആരെങ്കിലും ചെയ്ത് പരിചയം ഒള്ളവരുടടുത്ത് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഏയ് അങ്ങനെയൊന്നുല്ല. ഞാൻ എന്‍റെ ഒര് അഭിപ്രായത്തില് ഞാൻ നിന്‍റടുത്ത് ചോയിച്ചതാണ്?

അപ്പോ അതൊക്ക ഒണ്ടെങ്കിലല്ലേ നമുക്ക് ഇത് വിപണിയിലിത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ കൃത്യമായിട്ടും നിങ്ങളുടെ അവിടെ പഞ്ചായത്ത് അല്ലേ?

അപ്പോ എന്താണെങ്കിലും ഞാന് ഒരിക്കൽ കൂടി പറയണു. ഇങ്ങനെ ഒര് എന്താണ് ഇങ്ങനെ ഒര് കാര്യം, ഒര് ഭക്ഷ്യ സംസ്കരണ മേഖലയില് പെട്ടന്നാരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ഇത് തെരഞ്ഞെടുത്തതിന് എന്‍റെ അഭിനന്ദനങ്ങൾ.

ഇല്ല അങ്ങനെയൊന്നുല്ല. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. വേറെ കൈ നഷ്ടം അങ്ങനെ ഒന്നും വരില്ല. കാര്യം ഇത് ആദ്യമൊക്കെ ഇത് കുറച്ചല്ലേ നമ്മള് ഉണ്ടാക്കുള്ളൂ. അപ്പോ പിന്നെ കുഴപ്പമില്ല. പിന്നെയുള്ളത്ന്ന് പറഞ്ഞാല് വളരെ നല്ല സംസാരം ആയത് കൊണ്ട് അത് കുറെ നീണ്ടുപോയി. അപ്പോ നമുക്ക് ഇനി ഒരു അവസരത്തില് ഇതിന്‍റെ ബാക്കി നമുക്ക് സംസാരിക്കാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്നു നോക്കണം. കേട്ടോ കേട്ടോ.